ആ ഇവിടെ പ്രേത്യകിച്ചു വിശേഷം ഒന്നുമില്ല. ആ ബിലാല് എന്തു ചെയ്യുവാരുന്നു? ഞാൻ ഇങ്ങനെ ഓരോന്നിരുന്നു ആലോചിക്കുവായിരുന്നു. എന്റെ പഴയ പഠനാ കലാ ആ കാലഘട്ടത്തെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. ആ എന്ത് ബിലാലിപ്പോൾ എന്തു ചെയ്യുന്നു എന്തു പഠിച്ചോണ്ട് ഇരിക്കുവാ.

ആണോ? എത്രം വർഷമായി.

അ ആ അത് ഞാൻ ആ എന്റെ അവസാന വർഷത്തിലേക്ക് കടക്കുകയാണ്. ആ താങ്കൾക്ക് ആ പറഞ്ഞോ നമ്മുടെ ഈ ഇപ്പൊ

നമ്മുടെ ആ പരീക്ഷകള് അങ്ങനെ പല കാരണങ്ങൾ ഉണ്ടല്ലോ? ഇപ്പൊ നമ്മുടെ വിത്യാഭ്യാസ സമ്പ്രദായ മില്ലേ നമ്മുടെ നാടിൻറെ ആ അതിനെ കുറിച്ചൊക്കെ എന്താണ് ഒരു പറയാനുള്ളത്.

ഞാനും ഒരു നിയമ വിത്യാർഥിനി ആണ്. എന്റെ ഞ ഞങളുടെയും പരീക്ഷ വളരെ ഏഹ് ഉം. താമസിച്ചാണ് ഇവര് നടത്തുന്നത്. അതുകാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. ആ നമുക്കിനി ആ പഠിച്ചിറങ്ങുന്ന ടൈ സമയംവരെ മം വളരെ ആയ താ താമസം ആയിരിക്കുമല്ലോ? ഇല്ലേ അപ്പപ്പം പരീക്ഷ നടത്തികൊണ്ട് പോയാലേ നമുക്കത് പ്രേയോജന പെടുകയുള്ളു. നമ്മുടെ ഭാവിയിലുള്ള കാര്യങ്ങളിപ്പം

ആ അടുത്ത ജോലിക്ക് ആ വേണ്ടി പ്രേവേശിക്കാനെണെങ്കിലും നമുക്ക് ഈ ആ ജോലി കൊ പരീക്ഷകള് ഇങ്ങനെ താമസിക്കുന്ന കാരണം അതിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതെ നമ്മുടെ ആ പൊതുവിൽ നമ്മുടെ ഭാരതത്തിലും അല്ലങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്തു തന്നെ ഏ ആ വിത്യാഭ്യാസ രീതികളുണ്ടല്ലോ?

ആ ഈ ആ എന്താ പറയുക ഒന്നുമുതൽ പത്തു വരെയുള്ള വിദ്ത്യഭ്യാസം. അതുകഴിഞ്ഞു പിന്നീടുളള രണ്ടുകൊല്ലത്തെ തുടർ വിദ്ത്യഭ്യാസം അതുകഴിഞ്ഞു കലാലയം.

അങ്ങനെയുള്ള രീതിയിൽ കുറെ എന്തെങ്കിലുമൊക്കെ ഒരു കുറെഎന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. പണ്ടത്തെ ആ ഗുരുകുല വിദ്ത്യഭ്യാസ രീതിയിൽ നമ്മൾ എന്താണ് ആ അറിവ് ആ ഗുരുകുലത്തിൽ നിന്ന് നേടുകയായിരുന്നു.

എന്നാലിപ്പോൾ ആ അറിവ് നമ്മുടെ മേളില് അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണല്ലോ? പഠിക്കാതെ വരുന്ന ആ അ പഠിക്കാതെ വരുന്ന കുട്ടികളെ ഉപദ്രവിക്കുക അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ?

അതെ അതെല്ലാം മിക്ക മിക്കതും ഈ കലാലയങ്ങളിലാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുക്കിപ്പം ആ നമ്മള് എന്തു മാത്രം പഠിച്ചു എന്തുമാത്രം മനസിലാക്കി എന്നതിലല്ല അവര് കുടുതലും ആ നോക്കുന്നത്. നമ്മള് ആ മിക്കകുട്ടികളും ഇപ്പൊ കാണാപ്പാഠം പഠിച്ചു പരീക്ഷയെഴുതുക അങ്ങനെയൊരു സമ്പ്രദായമാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതവരുടെ ഭാവിയെ തന്നെ. ആ വാ വാ മോശമാക്കുന്നൊരു രീതിയാണ്. പക്ഷെ അത് ആരും മനസിലാക്കുന്നില്ല.എല്ലാരും ആ എന്താ വെറുതെ ഇങ്ങനെ കലാലയങ്ങളും ആ പിന്നെ പാഠശാലകളുമൊക്കെ ഇങ്ങനെ കൊണ്ടുപോവുക കുട്ടികളുടെ ഭാവിയൊ അവരുടെ ആ എന്താ മാനസീക അവസ്ഥയോ അവരുടെ ആ ബുദ്ധി ബുദ്ധിശക്തിയോ അതിനെയൊന്നും അവര് വകവെക്കാണ്ടാണ് ഓരോ കാര്യങ്ങളും ഇപ്പൊ അവര് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതെ ഏ പ്രയോഗികമായുള്ള കഴിവുകൾ ഇല്ലാത്ത വിദ്ത്യാർത്ഥികൾ അതുപോലെ സാമൂഹികമായ ഒരു ബോതവോ അവർക്കൊന്നും വെക്തമായ ഒന്നിനെ പറ്റിയും ദാരണയില്ലാത്ത വിദ്ത്യാർത്ഥികളെയാണ് ഈ കലാലയങ്ങളും പള്ളിക്കൂടങ്ങളുമെല്ലാം

ആ നിർമിച്ചു പുറത്തേക്കു അയക്കുന്നത്. അപ്പൊ അവർക്ക് അതിന്റെതായ കുറെ കുറവുകൾ കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തെയും വളരെ ബാധിക്കുന്നുണ്ട്.

അതെന്നെ ഇപ്പം ആ ഗുറുക്കൻ മാരാണെങ്കിലും വെറുതെ അവർക്കു കിട്ടാനുള്ള ശമ്പളത്തിന് വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഈ ആ കഴിവ് കുറഞ്ഞ കുട്ടികളെ ആ കഴിവ് കുറഞ്ഞ കുട്ടികളെ പഠിപ്പിച്ചു വലുതാക്കുവാ അതിലാണ് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നുപറയുന്നത്. ഉത്തരവാദിത്തവും കടമയും അതാണ്. പക്ഷെ അവരാരും അത് മനസിലാക്കാണ്ട് വെറുതെ അങ്ങ് ആ ആർക്കോവേണ്ടി പഠിപ്പിക്കുന്ന കണക്കാണിപ്പം. ചെയ്യുന്നതിപ്പം പാഠശാലകളാണെങ്കിൽ പോലും അതൊന്നും അവര് ഏഹ് കൂട്ടുനില്ല അവരുടെ അങ്ങനത്തെ ഒരു സമ്പ്രദായം ആണ് ഇപ്പ നമ്മുടെ കേര കേരളത്തിലാണെങ്കിലും ഭാരതത്തിലാണെങ്കിലും ഉള്ളത്. ആഹാ നമ്മുടെ വിദ്ത്യഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ കുറെ ചർച്ച ചെയ്യുന്ന ആ കുറെ കാര്യങ്ങൾ ഉണ്ടായല്ലോ? നമ്മുടെ സമൂഹത്തിലിപ്പോ കുട്ടികളുടെ തമ്മിലുള്ള അവരുടെ ആ വ്യക്തി വ്യക്തിത്വം അല്ലങ്കിൽ അവരുടെ ആം.

അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ സമൂഹ മദ്ര്യമങ്ങളിലൂടെ നടക്കുന്നുണ്ടല്ലോ? അതെ പറ്റി താങ്കളുടെ അഭിപ്രായം?

ആ വിട്ട്യാഭ്യാസം ആ അതിനെ കുറിച്ച് നല്ല ബോധവും വിവരവും ഉള്ള ആൾക്കാരെ വേണം ആ അതിന്റെ ചുമതല ഏൽപിക്കാനായിട്ട് അല്ലാന്നുണ്ടേൽ നമ്മുടെ കുട്ടികൾക്ക് തന്നെയായിരിക്കും പിന്നീട് ബാധകമാവുന്നത്.ഇപ്പ കലാലയത്തിലുള്ളവരൊക്കെ ആണന്നുണ്ടെങ്കില് അവർക്ക് അവരുടെ തെറ്റുകള് കൊറവുകള് എല്ലാം മനസിലാക്കി പ്രവർത്തിക്കാനുള്ള ബുദ്ധിയും വിവരവുമുണ്ട് പക്ഷേ പാഠശാലകളിലുള്ള കുട്ടികൾക്കു അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മള് മുതിര്ന്നവര് വേണം മുതിർന്നവരും. അതിന്റെ ആ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരും വേണം നല്ലൊരു വിദ്ത്യഭ്യസമവർക്കു കൊടുക്കേണ്ടത് അങനെ മാത്രമേ നമുക്ക് നാളെയൊരു നല്ലൊരു ലോകം തന്നെ സൃഷ്ടിക്കാൻ പറ്റുവൊള്ളൂ. അതെ അതെ ആ നമ്മുടെ വിദ്ര്യലയങ്ങളിലും അതുപോലുള്ള സബദ്ധപ്പെട്ട സംബന്ധിച്ച സ്ഥാപനങ്ങളിലും ആ

അവന്റെ വിദ്ത്യ കൊടുക്കുക എന്നു പറഞ്ഞാൽ ഒരു ആ കാര്യത്തെ മൊത്തത്തിൽ പകർന്നുകൊടുക്കാതെ ആ കാര്യത്തെ മൊത്തത്തിൽ അവനെ കാണാപ്പാഠം പഠിപ്പിക്കാതെ അതായതു പ്രയോഗികമായതു ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആ കുട്ടിയെ മാറ്റണം. എന്നാലാണ് നമ്മുടെ സമൂഹം നന്നാവുകയുള്ളു. അവനു കിട്ടുന്ന വിദ്ത്യ കൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളു. അതാണ് വിദ്ത്യഭ്യാസം.